അവരുടെ ഒരു ഓഫീസ് അ ഒക്കെയാണ് അവിടെ എച്ച്പി ഒക്കെ ലേബൽ ഒക്കെയുണ്ട് സൈഡിൽ രണ്ട് ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ചെടി --

ജസ്റ്റ്‌ ഒരു ഓഫീസ് മാത്രമാണ് ഈ പിക്ച്ചറില് ഉം നമ്മക്ക് മനസ്സിലാവുന്നത് ഈ ചെരുപ്പ് ആ സൈഡിൽ ഉണ്ട്.

ഇത് എന്ന് പറഞ്ഞാല് നമ്മുടെ വൈൽഡ് ലൈഫിന്റെ ഫോറസ്റ്റുകാരുടെ ഓഫീസ് ആണ് എനിക്ക് മനസ്സിലാകുന്നത് അവിടെ രണ്ടു മൂന്ന് ബോർഡുകൾ ഉണ്ട് ഫോറസ്റ്റ് ഓഫീസ് ആണ് അതുകൊണ്ട് ഒരു ഗ്രീനിഷ് --

ബ്ലൂ കളറിലുള്ള ബലൂൺസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് മൂന്ന് ബൈക്ക് പാർക്ക്‌ ചെയ്തിട്ടുണ്ട് .

ആ അയിന്റെ ഉഹ് ഇതില് ഇവിടെ ഉള്ളവരാ തോന്നു ഒര് ഒരു ആറുപേര് --

ഇതാണ് ഒരു ഇവന്റൊക്കെ നടക്കുന്നയാണ് ധാരാളം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് ഗ്രീനും ബ്ലൂവും വെച്ചിട്ടുള്ള കർട്ടൻസ് വെച്ചിട്ട് എൻട്രൻസ് --

കർട്ടൻസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ങ്ങ നിലത്ത് കുറെ കാർപെറ്റ് ങ് ഡെക്കറേറ്റ് ഉണ്ട് ങ്ങ ഒരു നൈറ്റ് ആണ് കാരണം ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.

ധാരാളം ഉഹ് ചെറിയ കുട്ടികൾക്ക് ഉഹ് ഇടാൻ പറ്റിയ ധാരാളം ഡ്രസ്സുകൾ ഉണ്ട് --

കൂടതലായിട്ട്ള്ളത് പാന്റ്സ് ആണ് അ ഇള്ളത് പാന്റസും അതിന് മാച്ചിങ് ആയിട്ട്ള്ള ടോ --

ഏഹ് ധരിച്ചിട്ടുള്ളത് എല്ലാവരും പ ഹോളിയൊക്കെ ആഘോഷം കഴിഞ്ഞ് മടുത്തിട്ട്--

മെയിനായിട്ട് കാണുന്നത് പ്ലെയ്റ്റ്സും സ്പൂൺസ് ഒക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അ ധാരാളം ചെ ചെയറുകളും കാണുന്നുണ്ട് ലൈറ്റ്സ് ക്കെ ണ്ട് ബ്ലൂ കളറു ള്ള ഒരു --

പണി നടക്കുന്ന ഒരു ബിൽഡിങ് ആണ് കൊറെ നാളായിട്ട് പണി നടക്കുന്നില്ല തോനുന്നു കാണുമ്പോ അതാ മനസിലാവുന്നെ ഗ്രീൻ നെറ്റ് വെച്ച് ഒരു സൈഡിങ്ങനെ മറച്ചിട്ടുണ്ട്.

അ തട്ട അ തെങ്ങിന്റെ ചുറ്റും കൊറേ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് അയിന്റെ ബാക്കില് വേറെ സ്ക്കൂളുകളാന്ന് തോന്നു ബിൽഡിംഗുകളും ജസ്റ്റ് ആയിട്ട് വിസിബിൾ ആയിട്ട് കാണുന്നുണ്ട്.

ഇതൊരു ആയുർവേദ ആശുപത്രി ആണ് ഇതൊരു അഹ് വീട് ആഹ് ഒക്കെ പോലെ തോന്നുണ്ട് പക്ഷേ ഇതൊരു ആശുപത്രി ആണ് സൗഭദ്ര--

സുഭദ്ര ആയുർവേദ ആശുപത്രി എന്നാണ് പേര് രണ്ട് മൂ രണ്ട് കാറുകൾ അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ട് ഒരു സ്കൂട്ടിയും പാർക്ക് ചെയ്തിട്ടുണ്ട് ഗേറ്റ് ഒക്കെ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്.

ഇതൊര് പച്ചക്കറി കടയാണ് ഒര് ഒരാള് ഒരു ബ്ലു ടീ ഷർട്ട് ഇട്ട ഒരാള്--

ഇയാള് സ്ഥിരമായിട്ട് വാങ്ങുന്ന ആളാണെന്നു തോന്നു ജസ്റ്റ്‌ കാഷ്വൽ ടോക്ക് പോലെയാണ് അവര് സംസാരിക്കുന്നത്.

ഒരു ഉഹ് ഒരു കൊറേ മരങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് കാണുന്നത് കൊറേ കവുങ്ങുകളും --

ഒരു ആ ആരുടയോ പ്രോപ്പർട്ടി ഏരിയാണിത് .

ഒക്കെ ഉണ്ട് ഉഹ് എല്ലാവരും ഇരിക്കയാണ് കുറേ കസേരകളും കുറേ അലങ്കാരങ്ങളൊക്കെ കാണാം .

ഡെവലപ്പ്ഡ് ആയിള്ളൊര് ബാർബർ ഷോപ്പ് ആണ് രണ്ട് മൂന്ന് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ണ്ട് അവിടെ ഒരു--

നല്ലൊരു നാച്യുറായിട്ടുള്ള പ്രകൃതി രമണീയമായൊരു സ്ഥലാണ് രണ്ട് മൂന്ന് മര മരങ്ങളൊക്കെ മെയിനാ യിട്ട് കാണാം.

മെയിനായിട്ട് കാണാം ബേക്കില് കുറെ മരങ്ങൾ ഇണ്ട് ധാരാളം പച്ച കളറുള്ള പുല്ലുണ്ട് നടുക്കൂടെ ഇങ്ങനെ ഒരു വെള്ളം അം ഇണ്ട് ഒരു അരുവി പോലെ വെള്ളം ഇണ്ട് നല്ലൊരു ആകാശമൊക്കെ കാണാം.

ധാരാളം സൈ ധാരാളം മരങ്ങളൊക്കെ കാണാം ഒരു ഇ വൈകുന്നേര സമായാണെന്ന് തോന്നുന്നു--

ഒക്കെ ഉണ്ട് ഉം സൈഡിലോക്കെ കുറച്ചു പുല്ലൊക്കെ കാണാം ഉം ആ സൂ-സൺസെറ്റിന്റെ സൂര്യാസ്തമയത്തിന്റെ ലൈറ്റ് ചെറുതായിട്ട് ആ പുഴകളിൽ പുഴയിലേക്ക് ഇണ്ട് .

അടിവാരത്തുള്ള പോലീസ് ഔട്ട് പോസ്റ്റ് ആണ് ഇത്ആ--

അ ഇവിടെ രണ്ട് ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബിൽഡിംഗ്‌ ആണ് കാണുന്നത് ആ ബിൽഡി റെഡ് ആൻഡ് ബ്ലു കളറില് --